hello

ഞാൻ നാട്ടിൽ ഇണ്ട്. ഏർ എന്താ ഏർ പരുവാടി? പെരുവാടി ഒന്നില്ല purchase ന് പോവണത്രെ

ഒന്നൂല്ല season ആകയല്ലേ അപ്പൊ purchase ന് പോകാൻ പറഞ്ഞു മൊതലാളി.

മൊതലാളി പോണേ കരുതീട്ടാ മ്മ് എങ്ങനെ കച്ചോടൊക്കെ ഇണ്ട ഇപ്പോ? കച്ചോടം കൊയപ്പൊന്നില്ല.

ആ മണ്ണാര്ക്കാട് കൊറേ കട തൊടങ്യിക്കണല്ലോ ല്ലേ പുതിയത് ഇഷ്ടംപോലെ തട്ടിമുട്ടി നടക്കാൻ കൂടെയില്ല ആ കട ഇപ്പോ season ആവുമ്പം ഇട്ട നല്ല ലാഭം ഒക്കാരല്ലേ season ആവോണ്ടിട്ട ലാഭംന്ന് പറഞ്ഞാൽ season മാത്രം നോക്കിയിട്ട് കാര്യുല്ലല്ലോ ഒരു കട ഇട്ട് കയ്‌ന അത് കാലാകാലം കൊണ്ട് നടക്കണ്ടേ. മ്മ് maintain ചെയ്യണല്ലേ ശരിയാണ്. നല്ല ചെലവാണയ് ചെലവ് ഒരു സംഖ്യവരും. സാനം നല്ലത് full എറക്കണം. ആ updations ആണ് പ്രശ്‌നം ഉം പുതിയ model വരുമ്പൊ അയിന് അൻസരിച്ച് നിക്കന്നത് അതെ update നല്ലോണം എറക്കണം എന്നതന്നെ നമ്മളെ sale ഇണ്ടാവാ. അതായത് off season ലും മ്മ് മ്മ് മന്സ്സിലായി എന്നാലും എത്ര റുപ്യാ വരും ഒരു പുതിയ കട ഇടണെങ്കി ഏകദേശം. ഇടായിരിക്കും നല്ലത് ഇടണന്നുണ്ടെങ്കി ഇപ്പൊ എന്താ. എന്തായാലും പത്ത്‌ പതിനഞ്ച് ഉർപ്യ setup ല് തുടങ് തുടങ്ങണംന്ന് ഇണ്ടെങ്കിൽ ഒതിങ്ങിക്കൂടി എവിടേലും ഇടാൻ പറ്റോ? town ന്ന് മാറിയിട്ട്. അങ്ങനെ ഇട്ടിട്ട് കാര്യം ഇല്ലല്ലാ ഒന്നാമത് എന്താറിയോ town ക്ക് എറങ്ങുമ്പോ ഉള്ളു ആൾക്കാര് ഇപ്പൊ ഞമ്മളെ കടയിക്കെന്നെ വന്നിട്ടില്ല അപ്രത് നോക്കി സാനം എന്ന അപ്രത് കേറാന്ന് ഇല്ല mind വന്നിരിക്കുല്ലേ

അങ്ങനെയു മറ്റേത് പിന്നെ അങ്ങനൊക്കെ കാര്യായിട്ട്

മണ്ണാറക്കാട് ന്ന് പറഞ്ഞാല് ഇഷ്ടംപോലെ കടകളാണ്. പുതിയതും രണ്ടു മൂന്നെണ്ണം തൊടങ്യിക്കണോല്ലോ അവിടെ ല്ലേ ആ ആരോ

അത് എവിടെയാ അറിയോ മാറ്റ് chillies ഇല്ലേ പഴയ chillies

അയിന്റെ അവിടെത്തന്നെ അവിടെത്തന്നെ ഇബ്ബലും തൊടങ്ങിയിട്ടുണ്ട് കെട്ബികാര്

അത് രണ്ടു ആണെന്കി ഒരു മതിലിന്റെ അപ്രത് അഹ് ഞാൻ കണ്ടിനു തെരക്കൊന്നില്ല ല്ലേ ആ side ല് എന്ത് തെരക്കട ആര് മറ്റേ ഇബല് കണ്ടില്ലേ export കാര്

ഓല് കടയെല്ലു വലുതാക്കിയിട്ട് അതായത് ഓലെ junior ഉം ഉണ്ട് മറ്റേതും ഉണ്ട് പെരും sale ആണ് അവടെ ഓലെ കട എവിടാ വലുതാക്കിക്കണ് ആ കട എന്നെ പിന്നീക്ക് എടതിക്ക?

അപ്പൊ നല്ല space ഉം കാര്യങ്ങളും അവിടെ staff എന്നെ പത്ത് പതിനഞ്ച് staff ആണ്.

അത് കൊർച് അധികാണല്ലോ അപ്പൊ അയിനൻസറിച്ച് കച്ചോടം ഇണ്ടാവും ല്ലേ. അയ്യെന്നെ അതായത് മടക്കിവെക്കാൻ ഒരു എട്ട് ആള് എടുത്തുകൊടുക്കാൻ ഒരു എട്ടാള്, അപ്പൊ അത്തേരിയും കുട്ടികൾക്ക് salary കൊടുക്കണ്ടേ അപ്പൊ ഓലെ കച്ചോടം ഒന്നാലോചിക്ക് ഔഫ്‌ നല്ല കച്ചവടുണ്ടാകും പെരുന്നാളു ആയില്ലേ ഔ

മ്മ് പിന്നീക്കി അങ്ങനെ ഇറക്കില്ലല്ലോ ല്ലേ ഒന്നും കാണാതെ അത് ശരിയാണ്. അസൂയായിട്ടുണ്ട് ചോയ്‌ച്ചോല്ക്കൊക്കെ പണിക്കോണോടെ

മറ്റേ പത്താം class പഠിച്ച ചെറുക്കന്മാരും plus one പഠിച്ച ചെറുക്കന്മാരുമൊക്കെ അവിടെ staff പോലു ഉം അതാവമ്പൊ ചെറിയ paisa കൊടുത്താല് മതിയാവുല്ലോ ല്ലേ ആ ചെറിയ paisa എന്നെ. ആൾക്കാര് കേറിട്ട് സാനം എടുക്കുംന്ന് ഉറപ്പാണ് അപ്പൊ staff ഒരു customer പൊട്ടിയാല് വിഷയല്ല

ആർക്ക് വേണെങ്കി staff ആയി നിക്കാ അങ്ങനെ ഒരു mind വേണ്ടി ഉം മ്മ ്. പിന്നെ സാനങ്ങളു ഇണ്ടാവുവെ സാനങ്ങൾ ഇല്ലാതെ ഇപ്പോ ആരു അവിടെ കേറൂലല്ല. ഓ updations ഇങ്ങനെ ചെറുക്കന്മാരും അയിന് അനുസരിച്ചിട്ട് നല്ല selection ഉം ഒക്കെ എടുത്ത് കൊണ്ടുവരിന്നിണ്ടാവും ഇതിപ്പോ ബാംഗ്ലൂർ എവിടുന്നാ ബാംഗ്ലൂരിന്നാണോ ഇപ്പോ സാനം ഇറക്കല്

ബാംഗ്ലൂർ എവിടുന്നാ വെച്ച അല്ല മുതലാളിക്ക് correct ആയിട്ടറിയ ആട പോയി, പിന്നാലെ പോയി കൊടുക്കാന്നുള്ളു

ഇത്എന്താ അറിയോ ഇനീപ്പോ ഓന് എട്ടു കൊല്ലായി export കളെ എട്ടു കൊല്ലായില്ലേ കട ആ experience ആണ്. സാനം ഇങ്ങനെ എറക്കയല്ലേ. അപ്പൊ ഓല് ആ ചെറിയ കടയായോണ്ടാണ് പിന്നെ അല്ലാണ്ട് അങ്ങട് കേറായിരുന്നേ കേറി നൊ പക്ഷെ ഇപ്പൊ ഒന്ന്കുടി അധികായി എന്താന്ന് അറിയോ വേറെ ഇപ്പോ ഇനിയിപ്പം എത്ര കട വന്നിട്ടും കാര്യില്ല മണ്ണാർക്കാട് ഇപ്പൊ ന്യൂയോർക്കും മറ്റേ m hub guts പിന്നെ export ഈ നാല് കട എന്നെയാണ് കാഞ്ഞിട്ട് ആടെ കളിച്ചിനിക്കന്നത് മ്മ് പണ്ട് മുതലേ ഇള്ള കടകളാ അതൊക്കെ ആ ഇനിയിപ്പോ എത്ര കടകള് വന്നാലും ഈ കടയ്ക്ക് കേറിയിട്ട് പെറ്റിറ്റില്ലേൽ മാത്രേ അപർത്തേക്ക് ഒരാള് പോവല് അത് ശെരിയാണ് പിന്നെ company based കച്ചോടാണിത് പിന്നെ പുതിയൊരു കട തൊറന്നാലും ആ തുറന്നോന്റെ നാട്ടിത്തെ ഒരു പത്താള് വരും.

ഇവർക്ക് ഒരു പൊലിമ പൊലിവിണ്ടാകും മറ്റേ season ക്ക് മാത്രം season കൈഞ്ഞാലാണ് അയിന്റെ risk എന്താന്ന് അറിയ

ചടക്കും നല്ല ചടക്കും എപ്പോളു ആ തെരക്കും ആ ആളും ആ ഒരു shopping ആ ഒരു ഇതും ബാണം.

കൊറേ നല്ല interior ambience ഉ ഉണ്ടായിട്ട് കാര്യല്ല സാനം വിക്കാൻ അതേമാതിരി ആൾ customer റെ കൊണ്ടുവരാനും വന്ന customer റെ പൊട്ടാതെ നോക്ക ഒക്കെ വേണ്ടേ അതാണ്. അത് വേണം ശെരിയാണ് പിന്നെക്കെ അമ്മള പൊറത്തിള്ള സ്വഭാവം അനുസരിച്ചിട്ടിരിക്കും ആള് കേറണോ വേണ്ടിയോന്ന്ഒക്കെ നോക്കല് മ്മ് അങ്ങനെ നോക്കീം കണ്ടൊക്കെ താവണം എല്ലാരിയു വെറുപ്പിച്ച് നടക്കുന്ന ഒരുത്തൻ ഒരു കട ഇട്ടിട്ടൊന്നും കാര്യുല്ലല്ലോ അത് ശെരിയാണ്. എന്താവുന്നു അറിയില്ല ഏർ എന്നാ പോണ് എന്നിട്ട്?

ആ ബാംഗ്ലൂർ എങ്ങനെ നല്ല സാനങ്ങള് കിട്ടോ?

മ് ആ ഈ മൊതലാളിനോട് ചോയിച്ചിട്ട് മറ്റേ ആ location ഒന്ന് പറഞ്ഞാട്ടാ എന്തായാലും

ആ അത് ചെയ്യാ പറയുമ്പോലെ ഇജ്ജ് അവ്ടെയാണല്ലോ പഠിച്ചേ

കൊർച് ഉള്ളിക്ക് പോകണം തോന്നുന്നു നല്ല ഉള്ളിക്ക് പോണം തോന്നുന്ന് ആ ആ അത് correct അറിയണം.

gents അതെ പോലെ shoes ഈ രണ്ടു സാനം നല്ലെ ഇഷ്ടംപോലെ കടകളായി ആയിപോ ഉം town area തന്നെയാ centre തന്നെ ആയി കൊറേ അതാണ്. പെരിന്തൽമണ്ണേൽ കണ്ടിട്ടിലെ എന്താന്ന് എല്ലായിടത്തും gents kada

maintain ചെയ്യുമ്പോ പിന്നെ നല്ലെ spot ഇണ്ട് മേലാറ്റൂര് അവിടെ gents കടയെല്ലും ഇണ്ട് എന്നാലും ഒരു നല്ല രീതിക്ക് കൊർച് വെൽപത്തില് നല്ലൊരു setup ഇല് കട ഇട്ട് കയിഞ്ഞ അവിടെ വിജയിച്ച മ്മ് അതായത് ന ചെറുക്കന്മാര് നടത്തിനില്ല അവിടെ ചെറുക്കന്മാര് അത് നടത്തിന്നില്ല നല്ല രീതിയില്

മേലാറ്റൂർ പക്ഷെ ചെ ഇണ്ടട്ടോ collection പോകും അതായത് ചെറുക്കന്മാര് കൊറേ ഇള്ള area ആണ് മേലാറ്റൂരും കരിവാരുണ്ട ആ side നിന്നും പോരും

ആ എന്നിട്ടും പോരും അവിടെ ഇട്ടാ nice ആണ്. ആ ഒരു area അടിപൊളിയാണ് അത് ശെരിയാണ്. പെരിന്തമണ്ണ ന്നും പോരും

അതാണ്. പക്ഷെ ഒരു brand പേര് ഇണ്ടാക്കി എടുത്ത സുഖാണല്ലോ

ഇപ്പൊ ആര്യമ്പാവ് കണ്ടില്ലേ ആര്യമ്പാവ്ന്ന് എത്ര എത്ര ആര്യമ്പാവ് ആണ് മറ്റേ ന്യൂയോർക്കിക്ക് ഇപ്പോ സാനങ്ങൾ പോയേക്ക്ന്ന് ആര്യമ്പാവത്തെ ആ shop ന്ന്. മറ്റേ flag oil പുതിയ brand ഇറക്കിക്കണ് സ്വന്തായിട്ട് brand dress അടിപ്പിക്കല് തൊടങ്യിക്കണ്ണ് മ്മ് അവിടുന്ന് ഇപ്പൊ സാനം ഞാൻ അന്ന് ആരതോ status എന്തോ കണ്ടിരുന്നു അവിടുന്ന് സാനങ്ങൾ വാങ്ങിക്കുണു wholesale കട ശാഹുൽ ഇപ്പൊ ഉള്ളോടത് പിന്നയും കട തോർണിക്കണല്ലോ ആ chick അത് ഞാൻ കണ്ടു

അത് മറ്റേ ആ പല്ല് doctor ഇത് കണ്ടിക്കണോ മറ്റേ chikku store ഒക്കെ ഇല്ലേ

ആ അയിന്റെ അവിടെ അയിന്റെ ഉള്ളിലായിട്ട് ഓനിക്ക് പിന്നെ ഓരോ modeling dress code ടൊക്കെ ആണ് കാര്യായിട്ട് ഓന് ആ dress code ന്റെ കച്ചോടല്ലേ online ആണ്. main ആയിട്ട് online ആ അതാണ് പെരുവാടി. ഓന് ആ കട എന്നെ മാറ്റിക്കുന്നു ഓന് ഓനാ room എടുത്തിനു അവിടെ മറ്റേ ഇതിന് ഓന്റെ online dress code പരുവാടിക്കൊരു room എടുത്തുവെച്ചിരുന്ന്

ആ അപ്പൊ അത് അതെന്നെ എന്ത് എയ്തിക്കാണ് ഇതാക്കി മാറ്റിക്ക് തോന്നണു ഓന് ആ പുള്ളോറ കിട്ടീന time ല് ആണ് കചോടുണ്ടായത് പിന്നെ ഓന് അത് നോക്കിനടത്താന് ഒരിതുപോലെയായിട്ട് ഓന് നിർത്തിക്കിണു തോന്നുന്ന ഇബിടെ ഈ മറ്റേ ഇബീടിതെ ഈ ചെറുക്കന്മാരില്ലേ നമ്മളെ കൊർച് മാറിയിട്ട് ഇള്ള കൊർച് ചെറുക്കൻമാരിണ്ട് ഇവന്റെ company ക്കാര് ഇബ്ബല് മാത്രായി അവിടെ ഇവരിങ്ങനെ കേറി വരാ അവിടെ ഇല്ലൊലെ ആകെ ചെറിയൊരു കടയാണ് അവിടെ ഈ ഒരു നാലഞ്ചാളും

അത് ഇപ്പൊ ഓന്ക്ക് എന്തയാലും കച്ചോടം ഇണ്ടാവും ഓന് ഒന്നാമത് ഓൻ കൊർച് famous ആയിക്കൊണ്ട്

അടിപാ നല്ല ചെറുക്കാനാണ് അടിപൊളി സ്വഭാവണ്

ആ നല്ലോണം മേയിക്കും ഓന്. ഞാനൊക്കെ ഒരു time ല് ഓന്റട്ത് നല്ല company ആയിരുന്ന്. അത് നല്ലോണം ഇണ്ടായിൻ ഓന്റെ ഒപ്പം. പിന്നെ അങ്ങനെ ഏർ കട ഒക്കെ നിർത്തി ഓൻ online പരുപാടി ആയി.

ഓർ അടിപ്പൊ നല്ല clothing ഉ നല്ല പരുവാടിയു ആവണേനു. ആ അത് ആ restaurant ക്ക് അവിടുത്തെ കേരളത്തിന് മൊത്തത്തിൽ പോണിണ്ട് ഓന്റെ അടുത്തിന് സാനം

പിന്നെ നല്ല connection ഇണ്ട് ഓന് ഓന് ഈ പെരിന്തൽമണ്ണ മറ്റേ tik മറ്റേ reels ല് കളിക്കണ saafboi ഓലൊക്കെ ഇപ്പോ നല്ല company ആണ്.

മ്മ് ചെറുക്ക് ചെറിയ ചെറുക്കൻ നല്ലോണം അവൻ videos ഇലൊക്കെ ഇണ്ടാവേം ചെയ്യലിണ്ട് ഇടക്ക്. അയ്യെന്നെ promotion ന് ഓന്ക് എടക്കും പോണ്ട. ആ ചെറുക്കന്മാരെന്നെ ഇണ്ട് ഓന്റെ അടുത്ത് മ്മ് ആ chick wear ന്നോ അങ്ങനെ എന്തോ ആണ്.

ആ പക്ഷെ അവന് പൊള്ളുസെന്നെ ഇടായിരുന്ന് ഹാന്നേ ഞാനു അതാ കരുതിയിന് ഇവൻ പേരൊക്കെ മാറ്റി എന്ത് തെങ്ങായാവോ മ്മ് വെറുതെ ആവു ആ കട അതോണ്ടാവും മാറ്റിയത് അല്ല അന്റ plan ഇപ്പൊ എന്താ spot എവിടേലും കണ്ട് വെച്ചക്കുന്നോ

പരുവാടി നടക്കുലൂന്ന് ഇങ്ങനെ കരുതിയനു. നടക്കാത്ത ചോറയാണ് നല്ല മേത്തുക്ക് എടുക്കും.